അതിനാലാണ് അദ്ദേഹം വിശ്രമം തേടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് ജസ്പ്രീത് ബുംറയുടെ ഭാഗത്ത് കുറെ കാലമായി അദ്ദേഹം പരിക്കിൻറെ പിടിയിലായിരുന്നു അതിനു ശേഷമാണ് IPL ലേക്ക് വന്നത് അതിനു ശേഷം അദ്ദേഹം Form out ഉം ആയിരുന്നു

Okay അങ്ങനെ ആന്ന് ലെ അപ്പൊ പിന്നെ Mumbai indians team ൻറെ പിന്നെ ത് പിന്നെ തിരിച്ച് വരാമെന്ന് താങ്കൾ പറയുന്നുണ്ട് ഏകദേശം ഒരു നാല് കളി ബാക്കിയുണ്ട് തിരിച്ച് വരട്ടെ ന്താ മറ്റു Team കളുടെയോക്കെ അവസ്ഥ എന്താണ് അതായത് മറ്റു Team കളായ പഞ്ചാബ് പിന്നെ നമ്മുടെ ഹൈദരാബാദുണ്ട് നമ്മുടെ ഡല്‍ഹിയുണ്ട് പിന്നെ ആഹ് Team കളെയൊന്ന് അവസ്ഥ എന്താണ് അവർക്കൊക്കെ എനി Chance ഉണ്ടോ ലേക്ക് കേറാന് അതോ പിന്നെ അവര് ഈ അതും പിന്നെ നമ്മുടെ അടിവാരം Team കളുമായിതന്നെ അടി അവിടെ നിക്കോ എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായത്തില് മുസ്തഫ എല്ലാവർക്കും അവരുടേതായ സാഹചര്യം നമ്മൾ മുമ്പിൽക്കാണുന്നുണ്ട് ഏത് Team നെയും നമുക്ക് തള്ളിക്കളയാനാകില്ല പഞ്ചാബാണെങ്കിൽ അവർക്ക് മികച്ച Base bowler മാരുണ്ട് സാം കാരനുണ്ട് കഗിസോ റബാഡയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ Super bowler ആയ ശ്രുതിക് സിങ്ങുമുണ്ട് എന്നാലും അവർക്ക് പഞ്ചാബെന്ന പേരിൽ മുന്നിലേക്കെത്താൻ നല്ലൊരു Team capacity ഉണ്ടായിട്ടും അവർക്കതിന് കയിയുന്നില്ല അവരടെ പ്രധാന പോരായ്മ എന്ന് പറയുന്നത്

കൂടുതൽ Runs chase ചെയ്ത പിടിക്കാനായിട്ടുള്ള Batsman മ്മാരായി അവർ കണക്കാക്കുന്നത് ഷാരൂഖ്‌ഹാൻ എന്ന ഒരു Indian കളിക്കാരനെയാണ് അതുപോലെ തന്നെ മികച്ച വിദേശ കളിക്കാരെ അവർ ഒരു മൂന്നും നാലും സ്ഥാനത്തേക്ക് അവർ കൊണ്ടുവന്നാൽ അവർക്ക് മികച്ച Team ആയി മാറാൻ

അങ്ങനെയാണ് ലെ Okay ഇതിപ്പോ നമ്മുടെ IPL എന്തായാലും തീരാനായി നമ്മുടെ IPL ൻറെ Final ഒക്കെ എവിടെ വെച്ചായിറ്റ നടക്ക IPL ൻറെ സാധ്യത എവിടെ വെച്ചരിക്കും എന്നത് എനിക്കറിയില്ല കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് നരേന്ദ്രമോഡി Stadium മികച്ചൊരു Stadium ആണ് നമ്മടെ അഹമ്മദാബാദ് ഗുജറാത്തിലാണോ അവിടെത്തന്നെയാണ് എനിക്ക് തോന്നു കാരണം അവിടം ഉറപ്പിച്ചിരുന്നു കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ നിലവിലുള്ള Stadium ങ്ങളിൽ ഏറ്റവും വലുത് എനക്ക് തോന്നുന്നു ആ Ground ആണ് അപ്പൊ അവിടെത്തന്നെയാണ് അത് ഞാന് മറന്ന് പോയതാരുന്നു ഇപ്പവിടെത്തന്നെയാണ് നമ്മുടെ പന്നി നിങ്ങള് മറ്റേ ഈ Football ഒക്കെ കാണാറുണ്ടോ ഞാനിങ്ങളെ ഈ Club കളിയൊന്നും അങ്ങനെ കാണാറില്ല എൻറെ ഒരു Favourite team barcelona ആയിരുന്നു പിന്നെ അത് മെസ്സി പോയപ്പോൾ എനിക്കൊന്ന് അങ്ങനെ Club കളിയൊന്നു അങ്ങനെ Football നൊന്നും അങ്ങനെ കാണാൻ കാണാൻ പറ്റിട്ടില്ല അപ്പൊ നിങ്ങളെ അതൊക്കെ കണ്ടിരുന്നോ club ൻറെ കളിയൊക്കെ നമ്മളെ ഫുഡ് അതേപോലെ ഈ Manchester united city

അതാരായിന്നു എനിക്കറിയില്ല ലേക്ക് കൂടുതൽ Focus ചെയ്യാറില്ല ഞാൻ കൂടുതലായി Focus ചെയ്യുന്നത് English premier league ലാണ് കാരണം കരുത്തുറ്റ മത്സരങ്ങൾ നടക്കുന്നതും ആളുകളെ ഞെട്ടിപ്പിക്കുന്ന പ്രവചനാതീതമായ

ആണ് ലെ എനിക്ക് തോന്നുന്നു മറ്റേ Serie a ല് കപ്പെടുത്തത് നമ്മളെ Napoli ഇല്ലേ

എനിക്ക് തോന്നു ഏകദേശം മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷമാത്ര അവര് കപ്പെടുക്കുന്നത് VPL ഞാൻ കാണാറുണ്ട് എനിക്കേറ്റോം ഇഷ്ടപ്പെട്ടൊരു League അല്ലെ കാരണം എല്ലാരും നല്ല Team ആണ് VPL അതുപോലെ Mundas league ഞാൻ കാണാറുണ്ട് പിന്നെ ഇതൊക്കെയാണെൻറെ ഇഷ്ട്ടം പിന്നെ നിങ്ങള് Worldcup കണ്ടിരുന്നില്ല Worldcup ല് ഏറ്റോം ഇഷ്ട്ടമുള്ള Team ഏതാ Worlcup ൽ എനിക്കേറ്റോം ഇഷ്ട്ടപ്പെട്ട Team എന്ന് പറയുമ്പോൾ ഒട്ടനവധി Team കൾ മികച്ച Team കളാണ് വളരെയധികം Capacity യുള്ള Players അതിലുണ്ട് എന്നാലും എനിക്ക് ഏറ്റോം ഇഷ്ട്ടപ്പെട്ട Player ക്രിസ്റ്റ്യാനോ റൊണാൾഡോയായത് കൊണ്ടാണ് ഞാൻ പോർച്ചുഗൽ Team നെ Support ചെയ്തത് എൻറെ മികച്ച Team പോർച്ചുഗൽ Team ആയിരുന്നു പോർച്ചുഗലായിരുന്നു ലെ Okay പക്ഷെ പോർച്ചുഗല് Worldcup final കണ്ടിക്കന്നെ എനിക്ക് Final കണ്ടിട്ട് തന്നെ എനിക്ക് കൊറേ കാലമായി തോന്നുന്നു ലെ Worldcup ഇതുവരായിട്ടും എടുക്കാൻ പറ്റാത്തൊരു നായകനാണ് നായകനൊന്നു അല്ല സാദാ Player ആണ് റൊണാൾഡോ എന്ന് വേണേ പറയാ ലെ കാരണം ഞങ്ങളെ മെസ്സി ഇപ്പോം അദ്ദേഹം കളിച്ച എല്ലാ കളിയിലും കപ്പെടുത്തിട്ടുണ്ട് French cup ഒഴികെ അതായത് അതിലൂടെരു League one ൻറെ ഒരു ഇതൂടി കിട്ടിയാല് മെസ്സിക്ക് വേണമെങ്കില് ഇങ്ങനെ പറയാം ഞാൻ കളിച്ചേ എല്ലാ ക കിരീടം ഉയർത്തിയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഈ മാസം അവസാനത്തോടെ അദ്ദേഹത്തിൻറെ Contract അവസാനിച്ച് അദ്ദേഹം വീണ്ടും ബാഴ്‌സയിലേക്ക് പോകും എന്നുള്ള Rumour വന്നിരുന്നു അത് എത്ര മാത്രം ശരിയാണ് ഒരിക്കലും അദ്ദേഹത്തിൻറെ കരാറ് കയിഞ്ഞത് കൊണ്ടല്ല അദ്ദേഹം ബാഴ്‌സയിലേക്ക് പോകാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന് PSG അവരുടെ മത്സരങ്ങളിൽ തന്നെ അവരെ അവിടെത്തന്നെ നിർത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു എന്നാൽ

ലയണൽ മെസ്സി മികച്ച Player ആയിട്ടും അദ്ദേഹം സ്വന്തം Club ൻറെ സമ്മതമില്ലാതെയാണ് അവിടെ സന്ദർശിക്കാൻ പോയത് അതിനാലാണ് അദ്ദേഹത്തെ ഇനി ഞങ്ങളുടെ Team ൽ സ്ഥാനമില്ല എന്നവർ തീരുമാനിച്ചത് മാത്രമല്ല PSG ക്ക് മെസ്സിയെ പോലെ മികച്ച ഒരു Player എ കൊണ്ടുവന്നിട്ടും അവർക്ക് League one സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രധാന കാരണമാണ് ലെർണൽ മെസ്സി നെയ്‌മറ് എംബപ്പേ വാമോസ് അങ്ങനെ ഒട്ടനവധി ലോകമാദരിക്കുന്ന പരമാവധി എല്ലാവരുമറിയുന്ന പ്രവചനാതീതമായ പ്രകടനങ്ങൾ കാഴ്ച്ച വെക്കുന്ന ഒട്ടനവധി കളിക്കാരുള്ള PSG ക്ക് ഒരു Uefa champions league പോലും നേടാൻ സാധിക്കാത്തത് വളരെ പുച്ഛമായ വളരെ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്നാൽ മെസ്സിയെന്ന ലോകോത്തര കളിക്കാരനെ കൊണ്ടു വന്നിട്ടും അവർക്ക് Uefa champions league ൻറെ Final ൽ പോലും ഇക്കോല്ലം ഉയർത്താൻ സാധിച്ചില്ല അത് വളരെയധികം അവരെ വിഷമിച്ചിട്ടുണ്ട് അതിനാലാണ് ഈ Management മെസ്സിയെ വേറെ എവിടേക്കെങ്കിലും ഒഴിവാക്കാൻ അതുപോലെ തന്നെ മികച്ച ചെറു പ്രായക്കാരായ ബോ ബാഴ്‌സ പോലെ ചെറുപ്രായക്കാരായ കളിക്കാരെ കൊണ്ടുവരാനും അവർ തീരുമാനിച്ചിട്ടുള്ളത് PSG ഈ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ നല്ലതിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക്

അതെ തീർച്ചയായിട്ടും മെസ്സി എനിക്ക് തോന്നുന്നു മെസ്സി ഒരിക്കലും PSG കരാറ് പിടിക്കില്ലാന്ന് പറഞ്ഞിട്ടില്ല മെസ്സിടെ Agent അറിയുന്ന അദ്ദേഹത്തിൻറെ പിതാവ് തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിൻറെ പിതാവ് പറഞ്ഞിരുന്നു

മെസ്സിക്കൊരു താൽപ്പര്യം ഇല്ലായിട്ടാണ് ഞാൻ പോകാത്തത് എന്നാണ് ഒരു വിശദീകരണം താങ്കള് എവിടുന്നാ ഈ News കേട്ടത്ന്ന് എനിക്ക് കൃത്യായിട്ട് അറീല്ല പിന്നെ തീർച്ചയായും പിന്നെ നമ്മുടെ മെസ്സി സൗദിയിലേക്ക് അതൊരു തെറ്റ് തന്നെയാണ് കാരണം ഒരിക്കലും ഒരു Player ഒരു Club നേക്കാൾ വേ വേലിയവനല്ല തീർച്ചയായും പക്ഷെ മെസ്സി അതിന് ഒരു അദ്ദേഹത്തിൻറെ ഒരു Statement വന്നി അദ്ദേഹം മാപ്പപേക്ഷിച്ചിട്ട് തീർച്ചയായും ഒരു Player എന്ന രീതില് അതാണ് ചെയ്യേണ്ടത് അതല്ലാതെ ഒരു വലിയൊരു Set ചെയ്തിട്ട് ഒരു Ground ൽ നിന്ന് ഇറങ്ങി പോകുകയോ ആ Club നെതിരെ വാർത്ത സമ്മേളനത്തിൽ റൊണാൾഡോ ചെയ്‌ത പോലെ ഒരു വാർത്ത സമ്മേളനത്തിൽ വന്നിട്ട് ആ Club നെതിരെ

അപ്പൊ ഒരു Team എന്ന നിലയില് മെസ്സിയെ Team എന്ന് പറയുമ്പോള് ആ Team നെ മൊത്തം കൊറവാണ് അത് പലരും ചില പിന്നെ ചില പ്രത്യേക Fans ഇപ്പോഴും മെസ്സിയുടെ തലയില കൊണ്ടയിടുന്നെ മെസ്സിക്ക് കപ്പിലെ എന്നൊക്കെ പറഞ്ഞിട്ട് PSG കളിച്ചിട്ട് ആ Team ന് പിന്നെ ചില റൊണാൾഡോയൊക്കെ എനിക്ക് തോന്നുന്നു പൈസ കണ്ടിട്ടാണ് Al nassr ലേക്ക് പോയത് മെസ്സിലേക്കും മെസ്സിക്ക് അലെ സൗദി Arabian club ആയ Al hilal റൊണാൾഡോയുടെ എത്രയോ ഇരട്ടി Offer കൊടുത്തിരുന്നു മെസ്സി അത് നിരാകരിച്ചു കാരണം പണമല്ല മെസ്സിക്ക് പ്രാധാന്യം മെസ്സി എനിക്ക് തോന്നു ബാഴ്സലോണയിലേക്ക് തന്നെ പോകും അഹ് അത് കൊറച്ച് പൈസ Offer ബാഴ്‌സലോണയിൽ നിന്നും മെസ്സിക്ക് കിട്ടിയിട്ടുള്ളു പക്ഷെ അദ്ദേഹം അഹ് പണത്തിനല്ല പ്രാധാന്യം നൽകിയത് അവിടെ കളിക്കാണ് പിന്നെ നമ്മുടെ റൊണാൾഡോ ചെയ്‌തെന്ത വെച്ചാല് ഒര് ആയിരത്തി എത്രോ കോടി കിട്ടിയപ്പോ വേഗം Al nassr ലേക്ക് പോയി ഒരു നിലയില്ലാത്തൊരു League ലേക്ക് പോവാണ് ചെയ്തത് ഒരിക്കലും മെസ്സിയത് ചെയ്തിട്ടില്ല റൊണാൾഡോ പൈസ വേണ്ടിട്ടല്ല Al nassr ലേക്ക് പോയത് എന്നാണ് എനിക്ക് മുസ്തഫയോട് പറയാനുള്ളത് കാരണം അദ്ദേഹം കളിച്ചിട്ടുള്ളത് ലോകത്തിലെ ഏറ്റോം മികച്ച Club ആയ Real madrid ലാണ് അത് പോലെ തന്നെ Manchester united ലാണ് അത് അവിടയെല്ലാം ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് കിരീടങ്ങൾ സംഭരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആ Last season ആയ Manchester united ലേക്ക് പോയത് അവിടെ അദ്ദേഹത്തിന് കളിക്കാൻ ഒരവസരവും ലഭിച്ചില്ല എന്നതാണ് സത്യം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നറിയപ്പെടുന്ന ലോകം ആദരിക്കുന്ന ഒരു Football player എ Side bench ലിരുത്താൻ ഏതൊരു Team നും കഴിയില്ല അത് Manchester united ചെയ്തു അദ്ദേഹത്തിന് അത് Team വിട്ടു പോകാൻ കൂടുതൽ അദ്ദേഹത്തിന് അവസരമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് പോകാൻ യാതൊരു Club ഉം അപ്പോൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിന് മുപ്പത്തിയെട്ട് വയസ്സായി Club അദ്ദേഹത്തെ ഒഴിവാക്കാൻ താല്പര്യപ്പെടുമ്പോഴാണ് അദ്ദേഹത്തിന് യാതൊരു അവസരവുമില്ലാത്ത യാതൊരു Team ഉം അദ്ദേഹം കുറെ Offer പല Team കൾക്കും Uefa champions league എടുക്കുന്ന സുപ്രധാന Team കൾക്കെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻറെ നിർദ്ദേശങ്ങൾ പങ്കുവെച്ചിരുന്നു എന്നാൽ യാതൊരു Team ഉം അദ്ദേഹത്തെ എടുക്കാൻ

എത്ര ലോകോത്തര Player ആയാലും അത് പോലെത്തന്നെ എത്ര മികച്ച Player അദ്ദേഹം Form അല്ലെങ്കിൽ അദ്ദേഹത്തിനെ Side bench ല് ഇരുത്തേണ്ടി വരും അത് അദ്ദേഹത്തിൻറെ കളിയുടെ പ്രശ്നണ് പിന്നെ

മറ്റു Team കളുടെ കാര്യം മറ്റു Team കൾക്കെ അറിയാവൂ മുസ്തഫ അതെനിക്കറിയില്ലല്ലോ ഓ അങ്ങനെയാണ് ലെ പിന്നെ എന്തുകൊണ്ടദ്ദേഹത്തിന് United ലോക്കെ അവസാന കളിയിലൊക്കെ Bench ലിരുത്തിയത് താങ്കൾ പറഞ്ഞു അദ്ദേഹത്തിൻറെ കളി മോശമായത് കൊണ്ട് തന്നെയല്ലേ അദ്ദേഹം മികച്ച ഒരു Player ലാണ് ഇപ്പൊ Form ലാണെങ്കി അദ്ദേഹത്തിൻറെ Team team മികച്ച

മികച്ച Player ആണ് അദ്ദേഹമെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുന്ന പല പ്രധാനപ്പെട്ട Coach കളുണ്ട് സീനേദിൻ സിദാൻ അതുപോലെതന്നെ കാർലോസ് അൻസെലോട്ടി എന്തിന് ഇപ്പൊ Manchester united ൻറെ പ്രധാന പരിശീലകനായി വന്ന ടെൻ ഹാഗ് തന്നെയത് സൂചിപ്പിച്ചിട്ടുണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലോകത്തിലെ ഏറ്റോം മികച്ച കളിക്കാരനാണ് എന്ന് അവർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ടെൻ ഹാഗ് എന്ന കളിക്കാരൻ കൂടുതലായി Choose ചെയ്യുന്നത് ചെറുപ്പക്കാരായ സാൻചോ റാഷ്‌ഫോർഡ് തുടങ്ങിയ ആൾക്കാർക്കാണ് അവർ മുൻഗണന നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കളി ൽ നിന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ മാറ്റി നിർത്തിയത് എന്തിന് ടെൻ ഹാഗ് വരുന്നതിന് തൊട്ടു മുൻപുള്ള Season ൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയായിരുന്നു Manchester united ൻറെ എന്തിന് English premier league ലെ തന്നെ Top score list ൽ മുഹമ്മദ് സലാഹ് ക്ക് ശേഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്നു എന്ന് നമ്മള് കണ്ടതാണ് അതുപോലെ തന്നെ Second season ൽ കളിക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല ഏതൊരു കളിക്കാരനായാലും First രണ്ട് മൂന്ന് കളികളിൽ ചെലപ്പോ Form out ആയേക്കാം എന്നാൽ അദ്ദേഹത്തിന് Chance കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തിൻറെ കഴിവ് തെളിയിക്കുവാനാവു എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ആ Chance അദ്ദേഹത്തിന് കിട്ടിയില്ല അദ്ദേഹം സ്വാഭാവികമായി അദ്ദേഹം തളർന്നു അത് അദ്ദേഹത്തെ ബാധിച്ചു അതാണ് അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത് അത് എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന് കൂടുതൽ Mentally and physically strength ആകാൻ അദ്ദേഹത്തിന് കാരണമായി ഇപ്പോൾ

തീർച്ചയായിട്ടും പിന്നെ എന്താച്ചാ എത്ര വലിയ ലോകോത്തര Player ആയാലും അദ്ദേഹത്തിനൊരു ലോകകപ്പ് നിർബന്ധല്ലേ ഇത്രയും കാലം നമ്മുടെ മെസ്സി ന്നു കിരീടമില്ലാത്ത രാജകുമാരൻ എന്ന് പറഞ്ഞ് നടന്നിരുന്നു എന്നാൽ ഇപ്പൊ അദ്ദേഹത്തിനൊരു കപ്പ് ഉണ്ട് നിങ്ങടെ റൊണാൾഡോക്ക് ഈ അടുത്തൊരു Worldcup ലെങ്ങാനും Cup ഉയർത്താൻ പറ്റുമോ

ഒരു Calling എനിക്ക് വരുന്നുണ്ട് ഞാന് പിന്നെ വിളിക്കാം ശരി എന്ന